ഹലോ, ങാ, എടാ വിനു ഞാൻ അഭിജിത്താണേ. പിന്നെ, നീ ഇന്നാള് എന് റെട്ത്ത് ചോദിച്ചില്ലായിരുന്നാടാ ഈ കല്ലറ എന്തോന്ന് പ്രശ്നം നടക്കണന്ന്.

മറ്റെ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് ചെറിയ അടി നടന്നതാ...അടിയല്ല, ചെറിയൊരു പിടിച്ചുതള്ളലൊക്കെ ആയി. ആ സംഭവം അവിടെ ഒരു പട്ടാളക്കാരനും പൊലീസ്‌കാരും തമ്മില് ഹോസ്പിറ്റലില് വെച്ച് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതാണ്.

ആണോ.ഞാൻ അറിഞ്ഞില്ല. അന്ന് അവിടെ എന്തോ പ്രശ്നം നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. അതാണ് ഞാൻ നിന്നോട് ചോദിച്ചത് അത് എന്താ സംഭവം ന്ന്. അത് പക്ഷെ ഇതാരിന്ന് കാര്യം. അന്ന് ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് പുള്ളി കാല് ഡ്രസ് ചെയ്യാതെ തന്നെ നടന്ന് പോയി, പാങ്ങോട് പോയി. അവിടന്ന് പിന്നെ പാലോട് പോയി. ഇനീം വെള്ളടിച്ചിട്ടേ വീട്ടി പോകുള്ളൂ എന്ന് പൊലീസാരട്ത്ത് പറഞ്ഞ്, ഇനി ചുണഉണ്ടെങ്കില് പാലോടോട്ട് വാടാ എന്നൊക്കെയുള്ള വെല്ലുവിളിയും, ഭയങ്കര പ്രശ്നങ്ങളുമായിരുന്നു. ആ കാണിച്ചത് അഹങ്കാരം അല്ലേ... അത് അഹങ്കാരം തന്ന. കാര്യം ഒരു നല്ലൊരു ഡിഗിനിറ്റി ഉള്ള ജോലില് ഇരിക്കുന്നവൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് കിടന്ന് റോഡികിടന്ന് പൊലീസ്കാരെ ചീത്തവിളിച്ച് അടിയുണ്ടാക്കിയാ ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാർക്കും അതൊരു നാണക്കേടാണ്. കാര്യല്യ, എല്ലാരും പട്ടാളക്കാരന്ന് പറയുമ്പോ നല്ല വെലയും നല്ലൊരു വെല കൊട്ത്ത് കാണുന്ന ജോലിയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരുത്തൻ റോഡികിടന്ന് ഒരു ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് വല്യ മോശം തന്നെയാണ്.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

അങ്ങനെ ഇത്തരത്തില് സമൂഹത്തിന് വല്യ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധത്തില് അവര് പെരുമാറണംന്നതാണ് എന്ന്ച്ച അവർക്ക് കൊടുക്കുന്ന ട്രയിനിങ് തന്നെ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാനും രാജ്യത്തിന് നല്ലത് വരുത്താൻ വേണ്ടീട്ട് രാജ്യത്തിനെ സേവിക്കാൻ വേണ്ടിട്ടുള്ള ആൾക്കാരില്ലേ. അവരെന്നെ ഇവിടെ ഇവിടെ മോശമായിട്ട് പെരുമാറി തുടങ്ങിയാ പിന്ന അത് നല്ലൊരു ഒരു ട്രെയിനിങ്ങാണ് അവർക്ക് കിട്ടുന്നത് എന്ന് തോന്നുന്നില്ലല്ലോ. അതൊക്കെ ഇങ്ങനൊരു സിറ്റുവേഷൻ കാണുമ്പോ? അത് ഡ്യൂട്ടി ടൈമില് അവര് എക്സ്ട്രാ ഡീസന്‍റായിരിക്കും. പക്ഷേ ലീവില് വരുമ്പോഴാണീ പട്ടാളക്കാരെല്ലാം ഇത്തരി ഒന്ന് റോങ് ആകുന്നത്. കാര്യം ഇത്തിരി ഒരു എന്താണപ്പം കൂട്ടിലിട്ട് വളർത്തിയ ഒരാളിനെ പെട്ടന്ന് ഇങ്ങ് തുറന്ന് വിടുംബം കാട്ടികൂട്ടുന്ന ഒരു എന്താണത്, ആ ഒരു സ്വാതന്ത്യം കാണിക്കുന്നതാണ്.

ഇത് നല്ല ട്രെയിനിങ് കിട്ടുമ്പഴത്തേക്കും കൊറെ കൂടി നന്നാവുമായിരിക്കും. എന്നാണ് നമ്മടെ പ്രതീക്ഷ. പിന്നെ ലേറ്റായി അല്ലേ?

ശരി പിന്നെ ഞാൻ പിന്നെ വിളിക്കാവേ. ഓകെ, ശരി വിനു. ഗുഡ്നൈറ്റ്. ഓകെ, ഗുഡ്നൈറ്റ്.